എടാ ഷാഹിദേ ഞാനൊരു ഉം ആ റഫീഖ് ആണ്

കുറച്ചു യാത്ര സ്ഥലങ്ങളെ കുറിച്ച് കുറച്ചു കുറച്ചു അറിയാനാണ് നമ്മക്ക് പോവാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഓ ഇപ്പം അത് യാത്ര തന്നെയാണല്ലോ ഫസ്റ്റ് നീയില്ലെ ഫസ്റ്റ് നമ്മളെ ഈടെയുള്ള കാസറഗോഡ് കണ്ണൂപിന്നെ ർ കാസറഗോഡ് ഭാഗത്തുള്ളത് പറ

നീ കൊറേ യാത്ര ചെയ്യുന്നതല്ലേ നീ പറ ഞാനീ കണ്ണൂർ ആദ്യം പറയാം കാരണം കണ്ണൂർ ആണല്ലോ അന്റെ പ്ലെയ്സ് അപ്പൊ അതിൽ കൂടുതൽ പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു ഈട പിന്നെ നമ്മുക് കണ്ണൂർ കൂടുതലായിട്ട് എടയ പറയാ നമ്മക്ക് പൈതൽ മല പറയാം ഒന്ന് ആഹ് പൈതൽമല അത് ഞാൻ പോയിന് എന്തായാലും അടിപൊളി ഒന്നും പറയാനില്ല നല്ലൊരു പ്ലെയ്സ് ആണ് പിന്നെ പറയാൻ കഴിയുന്നത് നമ്മക്ക് പിന്നെ മട്ടന്നൂർ എയർപോർട്ട്ന്റടുത്തു ഏരിയ കൊറേ ഉണ്ട്

അവിടെ നല്ലൊരു സീനറി ആണ് കാണാന് ആ എയർപോർട്ടിന്റെ ആ ഭാഗവും പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് എന്തോ ഞാൻ ഏതോ വീഡിയോയിൽ ഇൻസ്റ്റയിൽ ഏതോ റീൽസിൽ കണ്ടതുപോലെ ഉണ്ട് എയർപോർട്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പിന്നെ നമക്ക് മട്ടന്നൂർ തന്നെ പാലുകാച്ചി പാറ എന്ന് വേറൊരു സ്ഥലമുണ്ട് പാലുകാച്ചി പാറയോ . എന്താ പേര് അങ്ങന ഹ ഹ ഹ എല്ലാം അങ്ങനത്തെ വെറൈറ്റി പേരുകളാണ്

അത് അഡെയെല്ലൊരു മോർണിംഗിൽ രാവിലെ പോണം രാവിലെ പോയാലേ അതിന്റെയൊരു ഭംഗി കിട്ടൂ കാരണം അത് ഒരു ഉയരത്തിലുള്ള വലിയ പാറയാണ് അപ്പോ അവിടെ രാവിലെ പോയാലേ മഞ്ഞിന്റെ ഒരു സംഭവം ഒക്കെ കാണാനും ആ ഒരു സീനെറി അനുഭവിക്കാനും ഒക്കെ കഴിയുള്ളൂ.

പിന്നെ കണ്ണൂര് നമ്മളെ വിസ്മയ പാർക്ക് ഉണ്ട് അതൊരു ടൂറിസ്റ്റു പ്ലെയ്സ് ആണെന്ന് പറയാൻ കഴിയില്ല എന്നാലും ആട ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പണ്ട് അത് നമ്മക്ക് പറ്റിയ സ്ഥലമല്ല ആട ചെറിയ കുട്ടികളെല്ലാം പോകുന്ന സ്ഥലമല്ലേ അല്ലല്ല ഞാൻ ഈയടുത്തു പോയിരുന്നു അവിടെ ഞാൻ ഭയങ്കരയിട്ടു എൻജോയ് വളരെ ആയിട്ടു സന്തോഷിച്ചു നമ്മളെ കൂട്ടുകാരായിട്ടു എന്ജോയ് ചെയ്തിട്ട് പോയി അവിടെ നല്ല കൊടുത്ത പൈസ അങ്ങ് മുതലായി എന്നാണ് പറഞ്ഞത് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം നമ്മളൊക്കെ ചെറുപ്പത്തി പോയതേ ഉള്ളൂ അതിനു മുന്നേ കുട്ടികളൊക്കെ പോകുന്നതല്ല എന്നായിരുന്നു എന്റെയും ചിന്ത പിന്നെ വലുതായി ഇപ്പം ഒന്ന് പോകാം എന്ന് വിചാരിച്ചു പോയി നോക്കുമ്പോൾ നല്ലൊരു പ്ലെയ്സ് തന്നെയാണ്

പിന്നെ ആട ഇപ്പം എത്രയാണ് എൻട്രീ ഫീ ഞാൻ ഒരു അഞ്ചാറ് വര്ഷം മുൻപ് പോയതാ അപ്പം അഞ്ഞൂറ് ഉറുപ്പിക എന്തോ ഉണ്ടായി എന്ന് തോന്നുന്നു ഇപ്പം എത്രയാണ് ഇപ്പം ഒരു പേഴ്സണ് ഒരാൾക്ക് അറുനൂറ്റി അൻപത് എത്രയോ ആണ് വരുന്നത് എഴുന്നൂറ്റി അൻപത് ആണോ അറുനൂറ്റി അൻപത് ആണോ എന്ന് എനിക്ക് കൃത്യായിട്ട് ഓർമയില്ല സ്ടുടെന്റ്റ് ഐഡി കാർഡ് ഉണ്ടങ്കിൽ നമുക്ക് ഓഫർ ഉണ്ടെന്നു തോന്നുന്നു അത് അധികം എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും മൊത്തത്തിൽ എല്ലായിടത്തും ഉള്ളതാണ് സ്ടുടെന്റ്റ് ഐഡി ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ സ്റ്റുഡന്റ് ഐഡി ഉണ്ടെങ്കിൽ കൊടുത്താൽ നമ്മളെ കേരളത്തിൽ തന്നെയാണ് കൊറവ് ഞാൻ ഇതുപോലെ കൊറേയിടത്തു കറങ്ങാൻ പോയിന് എല്ലാടത്തും പോയിട്ടില്ല എന്നാലും പോയേല് കേരളത്തിൽ കൊറെയിടത് അതൊന്നും സ്വീകരിക്കുല എന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പുറത്തു അങ്ങനെ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് പിന്നെ കണ്ണൂര് പ്ലെയ്സ് പറയാണെങ്കില് പയ്യാമ്പലം പറയാം പിന്നെ നമ്മളെ ഡ്രൈവിംഗ് ബീച്ച് ഉണ്ടല്ലോ ഉം ആഹ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് പറയാം പയ്യാമ്പലം പറയാം പിന്നെ പഴശ്ശി പാർക്ക് പറയാം പിന്നെ ഡാം പറയാം പിന്നെ അങ്ങനെ ഒരുപാട് ചെറിയ സ്പോട്ടുകൾ ഉണ്ട് വൈകുന്നേരം ഒക്കെ പോയാല് ഇരുന്നു കാണാനും കൂട്ടുകാരൊക്കെ ആയിട്ടു ഒന്ന് കറങ്ങി വരാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങൾ ബീച്ചൊക്കെ ആണല്ലോ പയ്യാമ്പലം മുഴപ്പിലങ്ങാടൊക്കെ അതല്ല മൊത്തത്തിൽ ഞാൻ ഇപ്പൊ ചോദിച്ചില്ലേ മൊത്തത്തിൽ ചെറിയ ബഡ്ജറ്റിൽ മൊതലാവണമെങ്കിൽ കേരളത്തിൽ എവിടെയാ ഉള്ളെ കേരളത്തില് പിന്നെ എവിടെയാണ് എന്ന് വച്ചാൽ ആ ഭാഗത്തൊക്കെ പോയിട്ട് വരാൻ നമുക്ക് ഇപ്പൊ ട്രെയിനും ബസിനും ഒക്കെ അഡ്ജസ്സ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പിന്നെ ആലപ്പുഴ പാലക്കാട് ആ ഭാഗം ഒക്കെ നല്ല ഭാഗം തന്നെയാണ് ഞാൻ പോയി കണ്ടെടുത്തോളം അതല്ല നീ പറയുന്നത് എല്ലോ ഫുൾ ഒരു പ്രകൃതി രമണീയ അങ്ങനെതന്നെ അല്ലെ പറയുന്നത് അങ്ങനത്തെ അല്ല കുറച്ചും കൂടി ഇങ്ങനത്തെ ഈ ടൗണ്

അതിനെല്ലോ നമ്മളെ എറണാകുളം ട്രിവാൻഡ്രം ഒക്കെ പോവുക ട്രിവാൻഡ്രം ഒക്കെ ഇപ്പൊ പുതിയൊരു മാളു വന്നിട്ടുണ്ടല്ലോ ലുലുവിന്റെ തന്നെ മറ്റൊരു ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ

വണ്ടർലാ കൊച്ചിയിൽ ഞാൻ പോയിട്ടുണ്ട് കൊച്ചിയില് ഈ അടുത്ത് പോയതാണ് അതൊരു വിഷയമല്ല ആയിരത്തി ഇരുനൂറു എന്തോ അപ്പൊ ഓഫറല്ല ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ചുകൂടി പൈസ കൂടുന്ന സിസ്റ്റം ഉണ്ട് ആട അതിന്റെ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിക കൊടുത്തിട്ട് കേറിയതാണ്

സംഭവം മുതലാണ് ഒരു ദിവസത്തിലൊന്നും തീരൂല അത്ര സ്ഥലം അത്ര റൈഡ് ഉണ്ട് അവിടെ അടിപൊളിയാണ് അങ്ങനത്തെ കൊറേ ഉണ്ട്. ടൌൺ എന്നൊക്കെ പറയാൻ ഇതൊക്കെ ആണ് ഉള്ളത് എറണാകുളം കൊച്ചി

തൃശ്ശൂർ ഞാൻ അങ്ങനെ പോയിട്ടുള്ള സ്ഥലമല്ല പിന്നെ അവിടെ അവിടുത്തെ വലിയൊരു ഇത് നടക്കലുണ്ടല്ലോ തൃശ്ശൂർ പൂരം നടക്കലുണ്ടല്ലോ

ആ ഒരു പരിസരമൊക്കെയേ ഉള്ളൂ എനിക്ക് പരിചയമുള്ളത് പിന്നെ അവിടെ വലുതായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം

ആഹ് നീ ഇത്ര പറഞ്ഞെന്ന് എനിക്ക് വലിയ ഉപകരായിപ്പോയി ഓക്കേ ഞാൻ എടെയെങ്കിലും പോകണെങ്കിൽ ഇല്ലേ നിന്നെ